പിന്നെ ദൂരെയായിട്ട് ഒരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്.

കുട്ടി മാസ്ക് വെച്ച് കയ്യില് കവറും കൊണ്ട് നടന്ന് പോകുന്നു.

അതിൻ്റെ സ് റോഡ് ഇൻ്റെ സൈഡിലായിട്ട് ഒരു വല്ല്യൊരു മരം കാണുന്നു.

ശരിയാക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ് അതിന് കറുപ്പ് കളറാണ് .

രണ്ടുമൂന്ന് ഏഹ് ബോ ബോക്സുകൾ അവടെ കാണാം.

ന്യൂസ് പേപ്പർനകത്തൊരു ഒരു കുട്ടിയുടെ തലയുടെ പകുതി വരെ കാണാൻ പറ്റുന്നുണ്ട്.

ഏഹ് അതിനിപ്പറത്തായിട്ട് ഒരു ഓട്ടോറിക്ഷേടെ വേറൊരു തരത്തിലുള്ളൊരു വൺ വാഹനം കാണാം.

ഇതിന്റെ ഫ്രണ്ട്‌ ഇലായിട്ട് ഒരു ജനാലയുണ്ട് അതിൻറെ സൈഡ് ഇൽ ഒരു മിറർ പോലെ വെച്ചിട്ടുണ്ട്.

പിന്നെ സൈഡ് ഇൽ കുറേ ങ് ഒരു എ മരക്കഷണം വെച്ചിട്ടുണ്ട്.

അയാൾ നിക്കുന്നതിന്റെ സൈഡിലായിട്ട് ഒരു സ്കൂട്ടറുണ്ട് അതിന്റെ സൈഡിൽ ഒരു സൈക്കിള് ഇരിപ്പുണ്ട്.

തടാകത്തിന്റെ സൈഡ് ഇൽ ചെറിയൊരു നടപ്പാത പോലെ കാണുന്നു.

പിന്നെ ബാക്കില് ഒരു ഷെൽഫ് പോലെ ഒരു സാധനം കാണുന്നുണ്ട്.

പിന്നെ ആ പ്രതിമയുടെ ബാക്ക് ഇലായിട്ട് ഒരു കുരിശിൻ്റെ വല്യ രൂപം വച്ചിട്ടുണ്ട്.

ഇവിടെ രണ്ട് പേര് സൈഡിലൂടെ നടന്ന് പോകുന്നു.

ഫ്രണ്ട്‌ ഇലായിട്ട് ആയിട്ട് ഒരാൾ ചുറ്റിക കൊണ്ട് മ്മ് വെച്ചേക്കുന്നു.

ഒരാൾ ഒരു ബസ് ഇന്റെ ഫ്രണ്ട്‌ ഇൽ കയ്യും കെട്ടി നിക്കുന്നു.

പിന്നെ കുറേ ഷെൽഫില് കുറെ ബുക്കുകളൊക്കെ കാണാ അവിടെ.

സാരിയുടുത്ത് നടുക്ക് നിക്കുന്ന ഒരാളുടെയ്യില് ഒരു പേഴ്സുണ്ട് .

ഒരു പാലം കാണുന്നുണ്ട് താഴെയായിട്ട് ഒരു പുഴയാണ് കാണുന്നത്.

ഒരാൾ മൈക്ക് ഇൽ സംസാരിക്കുന്നു അതിൻറെ മുകളിലായി കുറെ തോരണങ്ങൾ കെട്ടിയിരിക്കുന്നു.

ഇതിന്റെ അയാടെ സൈഡ് ഇലായിട്ട് ഒരു കറുപ്പ് കളർ ഇലെ കസേര ഉണ്ട്.